ആഹ് എടി ഇപ്പൊ വിദ്യാലയങ്ങളിലൊക്കെ കായികത്തിനു ഒട്ടും സമയം കൊടുക്കാത്തപോലെ പുസ്തകത്തിലോട്ട് മാത്രം വിദ്യാർത്ഥികളെ തള്ളിവിടുന്നത് പോലെ നിനക്ക് തോന്നിയിട്ടുണ്ടോ അതിപ്പോ പാഠ്യപദ്ധതിയിൽ എപ്പോഴും കലക്കും കായികത്തിനും രണ്ടാം സ്ഥാനം കൊടുത്തുകൊണ്ട് പഠനത്തിന് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു പാഠ്യപദ്ധതി രൂപപെടുത്താനാണ് അതിൽ അധികൃതർക്ക് താല്പര്യം കാരണം പഠനം മാത്രം

പക്ഷെ നമ്മുടെ രാജ്യത്തിൻറെ വികസനത്തിനും ഒക്കെ കായികം എത്രയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് എന്നിട്ടും എന്താണ് അധികൃതർ ഇങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും കായികം കായികത്തിലൂടെയും കായിക താരങ്ങളിലൂടെയും നമ്മുടെ നാടിൻറെ വളർച്ചയ്ക്കും വികസനത്തിനും ഒരുപാട് പ്രയോജനമുണ്ടാവും. കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നത്തിലൂടെ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്കു പോവാനുള്ള സാധ്യത ഏറെയാണ് രാജ്യത്തെ പ്രതിനിധീകരിച്ചു കായിക താരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി മത്സരിച്ചു വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ രാജ്യത്തു വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് അതിപ്പോ വിദ്യാലയങ്ങളിൽ ആയാലും കുട്ടികളുടെ മാനസികമായും ശാരീരികമായും വികസനത്തിന് എത്രയോ നല്ല പങ്കാണ് കായികം കായികവിനോദങ്ങൾ അതുപോലെതന്നെ അച്ചടക്കത്തിനും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു പങ്കു വഹിക്കുന്നുണ്ട് പക്ഷെ ഇതിനെ മാറ്റി നിർത്താനുള്ള കാരണം നമ്മൾ ആലോചിക്കുമ്പോഴേക്കും മാറ്റി നിർത്തേണ്ട ആവശ്യം ഇല്ല പക്ഷെ പൊതുവിദ്യാഭ്യാസ മേഖല എടുത്തുനോക്കിയാലും സ്വകാര്യ മേഖല എടുത്തുനോക്കിയാലും ഒരു രണ്ടാം സ്ഥാനം കല കഴിഞ്ഞു ഒരു സ്ഥാനമാണ് കായികത്തിനു കൊടുക്കുന്നത് അതെ അത് നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം പഠനം, കല, അതിനുശേഷം കായികം ,മൂന്നോ നാലോ സ്ഥാനത്തേക്ക് കായികത്തെ തള്ളി വെക്കുന്ന ഒരവസ്ഥയാണ് ശാരീരികമായിമ മാനസികമായും കുട്ടികൾക്ക് ഒരു ഉന്മേഷം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അവരുടെ മാനസിക വികാസത്തിന് ഒക്കെ വളരെ പ്രയോജന പ്രദമാകുന്ന രീതിയിൽ വിനോദങ്ങൾ പക്ഷെ ആ ഒരു കായിക വിനോദങ്ങളെയൊക്കെ പുറം തള്ളികൊണ്ടും പഠിക്കുക പുസ്തകങ്ങൾ വായിക്കുക, പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി പോവുന്ന ഒരു പാഠ്യപദ്ധതി അത് കുട്ടികളിൽ നിന്ന് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അത് നമ്മളെ ഭാവി തലമുറയെ തന്നെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരാവസ്ഥയുണ്ട് അത് അധികൃതർ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ് കായികവിനോദങ്ങളുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ടു ഒരുപാട് പദ്ധതികളൊക്കെ നമ്മുടെ ഇന്ത്യൻ സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരൊക്കെ എടുക്കാറുണ്ട് പക്ഷെ അത് അത്ര ഫലപ്രദമായിട്ട് വരുന്നില്ല അതാണ് ഒരു കാര്യം ഇപ്പൊത്തന്നെ ഒരുപാട് കായിക താരങ്ങൾ നമ്മള് ജോലി സാധ്യത എടുത്താലും അവിടെയൊക്കെ കായികത്തിനു ഓരോ സ്ഥാനമുണ്ട് ഒരോ ജോലികളിലോക്കെ ഇത്ര ഇത്ര ശതമാനം സംവരണം കായിക താരങ്ങൾക്ക് ഉള്ളതാണ് ഇതൊക്കെ ഇങ്ങനത്തെ പദ്ധതികൾ മുന്നോട്ടു വച്ചിട്ടും കായികത്തിനു കുട്ടികൾ ആയാലും വരാൻ ഒരു മടി കാണിക്കുന്നുണ്ട് എവിടെയൊക്കെയോ അത് നമ്മളെ ഇവിടുത്തെ സജ്ജീകരണങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ പക്ഷെ അതത്ര ഫലപ്രദമായിട്ട് വരുന്നില്ല അതാണ് ഒരു കാര്യം ഇപ്പോൾ തന്നെയെടുത്താൽ ഒരുപാട് കഴിവുക താരങ്ങൾ ഇപ്പം നമ്മള് ജോലി സാധ്യത എടുത്താലും അവിടെ കായികത്തിനു അതിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുമ്പോൾ ഇത്തരം സർക്കാരുകളുടെ പദ്ധതിയിൽപലതും ആളുകളിലേക്ക് എത്താതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ആളുകൾ ഇത്തരം പദ്ധതികളെപ്പറ്റി അറിയാതിരുന്ന അവസ്‌ഥ

കാരണം അവർ പഠനത്തിന് മാത്രം ഊന്നൽ കൊടുത്താൽ ഇതുപോലുള്ള കുട്ടികളുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനും കൂടി അവർ താല്പര്യം കാണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവരുടെ പരിശീലനത്തിനും ബാക്കിയുള്ള കാര്യത്തിനും ഒരു കൃത്യമായ ഒരു സജ്ജീകരണങ്ങൾ കിട്ടാത്ത അവസ്ഥ അതും വളരെ രൂക്ഷമായ ഒരു പ്രശ്നം തന്നെയാണ് അതിനു വേണ്ടിയാണല്ലോ ഇപ്പൊ ബിരുദത്തിനു ബിരുദാനന്തര ബിരുദത്തിനുമൊക്കെ കായികം സംവരണമാക്കി വച്ചിരിക്കുന്നത് .ഇനിയും പല പല കുട്ടികൾ ഇനിയും ഓരോ വർഷങ്ങൾ വരുംതോറും കുട്ടികൾ ഇതിലേക്ക് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അതെ ഓരോ വര്ഷം കഴിയുന്തോറും ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു ആളുകളെ കൂടുതലിയിട്ട് കായിക ങ്ങളിലേക്ക് അടുപ്പിക്കുക അതുവഴി കഴിവുള്ള കായിക താരങ്ങളെ വളർത്തിയേജ്ടുക്കാനും സാധിക്കട്ടെ അത് നമ്മളെ രാജ്യത്തിനും കൂടി ഫലപ്രദമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം